അപ്പം കുഴിമന്തിക്കില്ലെ chicken പൊരിച്ചതും ready ആയിക്കിട്ടും Hello

എന്താ? കൊഴപ്പൊന്നൂല്ല ചെറിയ ഒരു തലവേദനയൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കയാ. ഉം ഇന്ന് കുറച്ചു work ഉണ്ടാരുന്നു. അത് തന്നെ. ഉം ഇന്ന് ഞാനിപ്പം ഇങ്ങനെ ഇരുന്നപ്പം ആലോചിച്ചു പണ്ട് നമ്മടെ ഉം പണ്ടത്തെ കാര്യവും, ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ. പണ്ടത്തെ കാലത്ത് ബ്രിട്ടീഷുകാര് ഭരിച്ചിരുന്നതും ഇപ്പൊ നമ്മടെ ഇപ്പഴത്തെ ഭരണവും തമ്മിലുള്ള വ്യത്യാസേ. പണ്ട് East India company ഭരിച്ചിരുന്നു. ആ സംഭവം ആ സമയത്ത് ഒക്കെ നമ്മടെ ഇന്ത്യയിലുള്ള ആള്‍ക്കാര് ഒരുപാട് ചൂഷണങ്ങള്‍ അനുഭവിചിരുന്നില്ലേ. ആഹ് ഇപ്പോഴുള്ള സമൂഹത്തിലെ ഈ കുട്ടികള്‍ക്ക് ഇതൊന്നും അറിയില്ലല്ലോ. ഇതിനെ കുറിച്ചിട്ട്. അന്ന് അനുഭവിച്ചിരുന്ന കാര്യങ്ങള്‍. അണക്ക് പണ്ടത്തെ കാര്യങ്ങളും, ഇപ്പോഴത്തെ കാര്യവും എങ്ങനെയറിയാം? ഉം എനക്ക് കൊറച്ച് കാര്യങ്ങള് ബ്രിട്ടീഷുകാര് മറ്റേ ഇന്‍ഡ്യയിലേക്ക് വന്നതും, മറ്റേ ഞാനും അങ്ങനെ കൊറച്ച് പഠിച്ചപ്പം അറിയാം. അനക്ക് അതിനെ പറ്റി പറഞ്ഞു തരണോ.

എനിക്ക് അതില് കൊറച്ചൊക്കെ അറിയാം. ഭരണങ്ങള്‍ കൊറച്ചൊക്കെ അറിയാം. ആഹ് എന്നാലും ഒന്നുകൂടി അറിയണം. അനക്ക് അറിയുന്നെ പറെ. മറ്റേ ഏഷ്യന്‍ രാജ്യങ്ങളുമായി വ്യാപാരം നടത്തുക എന്ന ലക്ഷ്യത്തോടെ ആയിരത്തി അറുനൂറാ മത്തെ ആണ്ടിലെ അവസാന ദിവസം ബ്രിട്ടീഷ് തലസ്ഥാനമായ ലണ്ടനില്‍ രൂപികരിച്ചതാണ് East India company ട്ടോ. English East India Company ഇതേതുടര്‍ന്ന് company യുടെ ഒരു പ്രതിനിധി ഇന്ത്യയിലെത്തുകയും സൂറത്തില്‍ കച്ചവടം നടത്താന്‍ അന്നത്തെ മുഗള്‍ ഭരണാധികാരിയില്‍ നിന്നും അനുവാദം നേടിയെടുക്കുകയും ചെയ്തു. എന്നാല്‍ അറേബ്യന്‍ സമു സമുദ്രം പോര്‍ച്ചുഗീസ് മേധാവിത്വത്തിലായതിനാല് സൂറത്തിലെത്തി വ്യാപാരം തുടങ്ങുത തുടങ്ങുക ഇംഗ്ലീഷുകാരെ സംബന്ധിച്ചടുത്തോളം എളുപ്പമുള്ളതായിരുന്നില്ല.

നമ്മുടെ East India company ഒക്കെ തമ്മില് ഫ്രഞ്ചുകാരും, East India company യും തമ്മില്‍ നടന്ന യുദ്ധങ്ങള് അതില്

ഫ്രഞ്ച് East India Company യും, ഇംഗ്ലീഷുകാരും ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടില് സൂററ്റ് അഴിമുഖത്ത് വച്ച് ഇംഗ്ലീഷ് നാവിക സൈന്യം തടസം നിന്ന പോര്‍ച്ചുഗീസ് നാവികരെ യുദ്ധത്തില്‍ പരാജയപ്പെടുത്തിയതോടെ വ്യാപാര സാധ്യതകള്‍ തെളിഞ്ഞു വന്നു. അങ്ങനെ ആയിരത്തി അറുനൂറ്റി പതിനെട്ടില്‍ ബ്രിട്ടീഷ് ആഡംബര ബ്രിട്ടീഷ് ambassidor ആയിരുന്ന ലെയില്‍, sir തോമസ്‌ റോ അന്നത്തെ മുഗള്‍ചക്രവര്‍ത്തി ജഹാംഗീറിനെ ഒദ്യോഗികമായി

നല്‍കപ്പെട്ടു. സമു സമുദ്ര യാത്രയെ പോര്‍ച്ചുഗീസുകാരുടെ അക്രമണങ്ങളില്‍ നിന്ന് സംരക്ഷണം ഉറപ്പാക്കാന്‍ ഉറപ്പാക്കേണ്ടതും ഇംഗ്ലീഷുകാരുടെ ചുമതല ആയിരുന്നു.

ഈ മ ഇംഗ്ലീഷുകാരുടെ അധീനതയിലായിരുന്ന മദ്രാസ് ഏർ ഫ്രഞ്ചുകാര് പിടിച്ചെടുത്തു. French -East India Company ഇംഗ്ലീഷുകാരുടെ അധീനതയിലായിരുന്ന മദ്രാസ് പിടിച്ചെടുത്തു. ഈ യുദ്ധങ്ങളൊക്കെ തുടങ്ങി അവര് പിന്നീട് ഏതോ ഒരു സമാധാനകരാറിലൂടെ തിരിച്ചു കൊടുത്തു. പിടിച്ചെടുത്ത പ്രദേശങ്ങളൊക്കെ തിരിച്ചു കൊടുത്തു. അതേമാതിരി തന്നെയാണ് രണ്ടാമത്തെ കര്‍ണ്ണാട്ടിക് യുദ്ധം ഉണ്ടായത്. അതിലും ആയിരത്തി എണ്ണൂറ്റി അമ്പതിലാണ് അതുണ്ടായത് കര്‍ണ്ണാട്ടിക് യുദ്ധം രണ്ടാമത്തെ. ഇതില് ഹൈദരാബാദും ആഹ് അതായത് ഹൈദരാബാദിലും, കര്‍ണ്ണാട്ടിക്കും രണ്ടും തമ്മിലുള്ള അന്തരാവകാശത്തെ ചൊല്ലിയിട്ടുള്ള പ്രശ്നമാണ്. ഇതോടെ English East India Company യുടെ മുഗള്‍ സാമ്രാജ്യത്തിന്‍റെ നാവിക സഹായിയായി അങ്ങനെ മുഗള്‍ചക്രവര്‍ത്തിയായിരുന്ന മുഗള്‍ചക്രവര്‍ത്തിയായി രൂപികരിച്ച വ്യാപരകരാറിന്‍റെ അടിസ്ഥാനത്തില്‍ വ്യാപാരം തുടങ്ങിയ East India Company നാള്‍ക്കു നാള്‍ നാള്‍ക്കു നാള്‍ അഭിവൃദ്ധി പെട്ടു. അറുനൂറ്റി എഴുപത്തി നാലില്‍ English East India Company യുടെ ആസ്ഥാനം സൂററ്റില്‍ നിന്നും ബോംബെക്ക് മാറ്റി. പോര്‍ച്ചുഗീസ് അധീനതയിലുണ്ടായിരുന്ന ബോംബെ പോര്‍ച്ചുഗീസ്

ആഹ് ഹൈദരാബാദില് ഫ്രഞ്ചുകാര് വിജയം നേടി. അപ്പൊ കര്‍ണാട്ടിക്കില് വിജയം നേടിയത് നമ്മളെ ഇന്‍ ഇംഗ്ലീഷുകാരായിരുന്നു രണ്ടു ചേരിയിലും ഓരോ വിജയം നേടി. ഇതും അവസാനം നമ്മടെ സമാധാനകരാറിലൂടെ അങ്ങനെ ഒപ്പുവച്ചു. സമാധാന കരാറിലൂടെ ഒപ്പ് വച്ച് അങ്ങനെ യുദ്ധം അവസാനിച്ചു. പിന്നെ മൂന്നാം കര്‍ണാട്ടിക് യുദ്ധം. അയില് നമ്മുടെ ഫ്രഞ്ചുകാരെ അത് ഇണ്ടായത് ആയിരത്തി എഴുനൂറ്റി അറുപതിലാണ്. ഈ രണ്ടു യുദ്ധങ്ങളും ഫ്രഞ്ചുകാരാ ജയിച്ചത്. ആദ്യത്തെ രണ്ടു യുദ്ധത്തിലും. മൂന്നാമത്തെ യുദ്ധത്തില് ഫ്രഞ്ചുകാര് ഇംഗ്ലീഷുകാര് പരാജയപ്പെടുത്തി ഫ്രഞ്ചുകാരെ. അങ്ങനെ factory ഇംഗ്ലിഷുകാര് നേടിയെടുത്തു. ഇതിന്‍റെ ഭാഗയിട്ടാണ് ഈ പ്ലാസി യുദ്ധം ഒക്കെ വന്നേന്. പ്ലാസി യുദ്ധം ഒക്കെ അറിയുവോ?

company ഒരു factory നിര്‍മ്മിച്ചു. Factory ബംഗാളില്‍ കല്‍ക്കട്ടയ് കല്‍ക്കട്ടയ്ക്ക് അടുത്ത് ഹുഗ്ലിയില്‍ സ്ഥാപിച്ചു. അങ്ങനെ ആയിരത്തി അറുന്നൂ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറില്‍ കല്‍ക്കട്ടയില്‍ company സ്വന്തമാക്കി. പതിനേഴാം നൂറ്റാണ്ടിലൂടെ ഉടനീളം company യുടെ മുഗള്‍ ഭരണാധികാരികള്‍ തമ്മില്‍ രമ്യമായ മുഗള്‍ ഭരണാധികാരികളുടെ നിര്‍ദ്ദേശങ്ങള്‍ അനുസരിച്ച് company അതിന്‍റെ പ്രവര്‍ത്തനങ്ങള്‍ നടത്തിയിരുന്നത്. ഇംഗ്ലീഷ് ഉപഭൂഖണ്ഡത്തിലെ ബ്രിട്ടീഷ് രാഷ്ട്രീയ മേധാവിത്വ വികസനത്തെ ബ്രിട്ടീഷുകാരുടെ വികസനം അത്ര എളുപ്പമായിരുന്നില്ല. ഇന്‍ഡ്യയില്‍ ക്സ

main ആയി നിന്നിയുന്ന ആള് അലി വര്‍ത്തിഖാന്‍ ആണ്. പഴയ അന്നത്തെ നവാബ്. ഇംഗ്ലീഷുകാര് പിന്നീട് ഈ നവാബിനോടായിട്ട് ഏർ വന്‍ ശത്രുത പുലര്‍ത്തി. എന്നിട്ട് നവാബിനെ മാറ്റം ചെയ്തു പിന്നിട് വന്ന നവാബായിരുന്നു സിറാജ് ദൌള. ആയിരത്തി എഴുനൂറ്റി അമ്പത്തി ആറിലായാതാണ് മൂപ്പര്. ഈ സിറാജ് ദൌള എന്നതും ആഹ് അലി വര്‍ദ്ധിഖാനേക്കാള്‍ കൂടുതല്‍ നിയന്ത്രണം ഏര്‍പ്പെടുത്തുകയുണ്ടായി. അത് ഇംഗ്ലീഷുകാരും സിറാജ് ദൌളയും തമ്മിലുള്ള ഒരു ഏർ ഒരു സംഘര്‍ഷത്തിലേക്ക്

പിന്നെ ഇംഗ്ലീഷുകാര് അവരുടെ ആയുധങ്ങളൊക്കെ ഒളിപ്പിക്കാന്‍ വേണ്ടീട്ട് കോട്ടകള്‍ കെട്ടിയിട്ടുണ്ടാ ഇത്

പതിനെട്ടാം നൂറ്റാണ്ടിലാണ്. ആയിരത്തി എഴുനൂറ് മുതല് ആയിരത്തി എണ്ണൂറ്റി വരെയുള്ള സംഭവങ്ങളാണ്. അല്ല അയ്മ്പത്തി ആറു വരെയുള്ള ഇതില് ഇതേമാതിരി കുറെ യുദ്ധങ്ങള്‍ നടന്നിട്ടുണ്ട്. നമ്മടെ ആ സമയത്തൊക്കെ കൊറേ ബക്സര്‍ യുദ്ധം, അതെ മാതിരി പ്ലാസി യുദ്ധം പിന്നെ ഈ ആംഗ്ലോ-മൈസൂര്‍ ബന്ധങ്ങള്‍ അറിയോ. അത് നമ്മുടെ ഈ ടിപ്പു സുല്‍ത്താനും, പിന്നെ ഹൈദരാലിയും ഇവരൊക്കെ തമ്മിലുണ്ടായിരുന്ന ഹൈദരാലിയെ ടിപ്പു സുല്‍ത്താന്‍ ആഹ് ടിപ്പു സുല്‍ത്താന്‍റെ മകനല്ല. ഹൈദരാലിയുടെ മകനായിരുന്നു ടിപ്പു സുല്‍ത്താന്‍. അങ്ങനെ പതിനേഴാം, നൂറ്റാണ്ടില്‍ company മുഗള്‍ സൗഹൃദ ബന്ധങ്ങള്‍ ക്ക് ഒരിക്കല്‍ മാത്രമാണ് വിള്ളല്‍ വീണത്. Company യുടെ chairman ആയിരുന്ന sir ജോസ് ജെല്‍ഡിന് ഇന്‍ഡ്യയില്‍ എക്കാലത്തേക്കും ആധിപത്യം സ്ഥാപിക്കാനാവശ്യമായ അടിത്തറ പണിയാന്‍ സമയമായിരുന്നു എന്ന അദ്ദേഹത്തിന് തോന്നി. ഇങ്ങനെയൊക്കെയാണ് അതിന്‍റെ തൊടക്കം. അനക്ക് അതിനെ പറ്റീട്ട് എന്തൊക്കെ അറിയാം? ആഹ് അതായത് ടിപ്പു സുല്‍ത്താന്‍റെ ഭരണം എന്ന് പറഞ്ഞാല് ഭയങ്കര ശക്തിയുള്ള ഭരണം ആയിരുന്നു. അതൊന്നും പെട്ടന്ന് ഒന്നും അടിച്ചമര്‍ത്താന്‍ കഴിഞ്ഞിരുന്നില്ല ഇംഗ്ലീഷുകാര്‍ക്ക്. ഒരിക്കല്‍ എന്നിട്ട് കൂടുതല്‍ സൈന്യത്തെ ഇറക്കിയിട്ട്‌ അത് അടിച്ചമര്‍ത്തിയിരുന്നു. ആദ്യം ഹൈദരാലി ആയിരുന്നു ഭരണം. അതായത് ടിപ്പു സുല്‍ത്താന്‍റെ

ഹൈദരാലി ആഹ് ഹൈദരാ ഹൈദരാലിയുടെ ഭരണകാലത്ത് ഇംഗ്ലീഷുകാര് കുറെ അടിച്ചമര്‍ത്താന്‍ ശ്രമിച്ചു. ആദ്യം കൊറേ സമാധാനകരാറില്‍ ഒപ്പുവച്ചിട്ടു ഇംഗ്ലീഷുകാര് നമ്മടെ ഹൈദരാലിനെ പറ്റിച്ചു. എന്നിട്ട് ഹൈദരാലിനെ അടിച്ചമര്‍ത്തി. പിന്നെ ഹൈദരാലി മരണപ്പെട്ടു. അതിനു ശേഷം പിന്നെ അധികാരം ഏറ്റെടുത്തത് നമ്മുടെ ടിപ്പു സുല്‍ത്താന്‍ ആയിരുന്നു. അതായത് ഹൈദരാലിയുടെ മകന്. ടിപ്പു സുല്‍ത്താന്‍ പിന്നീട് ആഹ് ഏർ ടിപ്പു സുല്‍ത്താനും സമാധാന കരാറിലാ ആദ്യം ഒപ്പിട്ടത്. പിന്നീട് മറ്റേ ടിപ്പു സുല്‍ത്താന് അവര്‍ക്കെതിരെ നല്ല യുദ്ധങ്ങള്‍ നടത്താന്‍ ശ്രമിച്ചു പക്ഷേ, ഇംഗ്ലീഷുകാര് കൂടുതല്‍ സൈന്യത്തെ ഇറക്കി ടിപ്പു സുല്‍ത്താനെ വധിച്ചു. അങ്ങനെ പിന്നെകൊറേ യുദ്ധങ്ങള്‍ ഇതേ മാതിരി. അതിനകത്ത് ആ സമയത്ത് തന്നെ ആയിരുന്നു സൈനിക സഹായ വ്യവസ്ഥ. അതറിയോ?